പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഡ്യൂവർട്ട് ബർബോസ ഡമിംഗോ പയസ് ഫെർനാഓ നുഐൻസ് എന്നീ Portuguese അധികാരികളും വിജയ നഗരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നന്ദി നമസ്ക്കാരം. അഹ് പിന്നെ എന്തെടുക്കുവാരുന്ന് എന്തുണ്ട് വിശേഷം സുഖാണോ സുഖാവായിട്ടിരിക്കുന്നു എവിടെ എവിടെപോയാര്ന്ന് ഞാ ഒട്ടൊണ്ടാരുന്ന് ആണോ ഉം എവിടര്ന്ന് ഇന്ന് ഓട്ടം അഹ് ഞാനിന്ന് പത്തനാപുരം പത്തനാപുരം ആഹ് പിന്നെ രാവിലെ എപ്പഴാ പോയത് രാവിലെ എട്ട് പാനോന്ന് മണിക്ക് പോയി

ആണോ ആ എപ്പഴാ വന്നത് ഞാന് ഞാന് ഒമ്പത് മണിയായി ഒമ്പത് മണി ഉം

പിന്നെ അളിയൻ വന്ന് വന്നിട്ട് അവിടെ കടെ വരെ പോയി ഉം ഇന്നെന്താ Special ആ അങ്ങനെ അതൊന്നുവില്ല ഒണ്ടാക്കി ചപ്പാത്തി ഒണ്ടാക്കി പിന്നെ ഒണ്ടാക്കി കറി ഒണ്ടാക്കി പ്രത്യേകിച്ച് ഇന്നൊന്നുല്ല പിന്നെ അളിയൻ പിന്നെ വെളിന്ന് കഴിച്ചിട്ട ഇന്ന് വന്നത്

പൊറത്ത് ഇന്ന് കൂട്ടുകാരെല്ലാരുടെ വെളിന്ന് കഴിച്ച്

ഉം അങ്ങനെ പിന്നെ അമ്മ എന്തേയ്ന്ന്

ഞങ്ങടവിടെ ഇനി ഉത്സവം ഉം പിന്നെ ഇപ്പഴല്ല ഇനി ദീപാവലി വരുവല്ലോ ഇനി എന്ന September november ല് അന്നേരത്തേക്കിനെ ഉള്ളു പിന്നെ ഇതിൻറെടയ്ക്ക് ഇപ്പൊ എപ്പഴോ ഉണ്ടാരുന്നു

അപ്പച്ചി വിളിക്കാറുണ്ട് അവിടെ ഉത്സവല്ലേ ആണോ അപ്പച്ചി വിളിച്ചാരുന്നോ ആഹ്

ബുധനാഴ്ച ആഹ് പോവുന്നൊണ്ടോ ഉം പോവോ അമ്മു ഒക്കെ വരുവോ

ആണോ ആ പിന്നെ വിളിച്ചാരുന്നോ അവളെ പിന്നെ വിളിച്ചില്ല അപ്പച്ചി വിളിച്ച അപ്പച്ചി Message അയച്ചതാ ഉം പിന്നെ കൂട്ടുകാരൊക്കെ എന്തോ പറയുന്ന് എല്ലാരു ഒണ്ടവിടെത്തന്നെ വീട്ടി പോകും എല്ലാരും

ആഹ് ആഹ് അഹ് പിന്നെ എന്തുവാ അവിടുത്തെ വേറെ നമ്മുടെ അവിടുത്തെ തുമ്പില്ലേ അമ്പലത്തിലെ ഉത്സവൊക്കെ കഴിഞ്ഞോ തുമ്പില്ലേ അമ്പലത്തിലെ ഉത്സവൊക്കെ കഴിഞ്ഞു പത്താമുദയാവല്ലേ

എല്ലായിടത്തെ അല്ല ഇനി പെർളശ്ശേരി അമ്പലത്തിലൊണ്ട് ഇനി

ആണോ ആഹ് ആഹ് അഹ് ഉമേഷേണ്ടാണ്ടാവിടുന്ന് കാളയൊക്കെ ഒണ്ട് ആണോ കാളെ കെട്ടുന്നോ ആഹ് ആഹ് അഹ് കഴിഞ്ഞ വർഷം ഇല്ലാരുന്നോ അവിടെ കഴിഞ്ഞ വർഷം ആ ഈ രണ്ട് കാളയുണ്ടാരുന്നു ചെ അത് വേറെ ആളാ വേറെ ആളാരുന്നു അഹ് ആഹ് പിന്നെ അപ്പ ബാക്കിയെല്ലാട്ത്തെയും കഴിഞ്ഞ് ല്ലെയോ

ഉം അത് നമ്മളന്ന് നീ പറഞ്ഞാരുന്നല്ലോ എന്നാരുന്നു വിഷുനോ

പിന്നെ വിശേഷം ഉം

ആ ഇവിടെയും രണ്ട് ദിവസം മുമ്പ് മഴ പെയ്ത് ഭയങ്കര മഴയര്ന്ന് അഹ് ഇത് വീണ് ഈ എന്തോആ പറയുന്നെ

ആ മഞ്ഞ് കട്ട വീണര്ന്ന് മഞ്ഞ് കട്ട വീണര്ന്ന് മെനഞ്ഞാണ് വൈകിട്ട് പെട്ടന്ന് മഴ പെയ്ത് മഞ്ഞ് കട്ട വീണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞപ്പൽതേക്കിന് മഞ്ഞ് മാറി വെയില് വെയിലുആയി അങ്ങനെ ഉം നല്ലതാരുന്ന് പോപ്പോയൊക്കെ കെടന്ന് കാളിയര്ന്ന്

ആണോ ആ അത് താഴെ വീണ് കെടക്കുവാണോ ഇപ്പൊ താഴെ ഒര് Tyre ഇങ്ങനെ കെടക്കുവാ നാളെ കെട്ടണം വന്നിട്ട് കെട്ടണം

ആ ആണോ ഓ പിന്നെ പിന്നാപ്പുണ്ണിക്ക് ഇപ്പൊ എങ്ങനൊണ്ട് കൊഴപ്പോന്നുല്ലല്ലോ അസുഖോക്കെ അപ്പുണ്ണിക്ക് കൊഴപ്പോന്നുല്ല അവൻ പല്ലാണ്ട് കൊണ്ട് അഹ് കെടന്ന് പല്ലിൻറെ ആണ്ട് പോടടക്കണം ന്ന് പറയുന്ന കേട്ട് ആണോ ആ മറ്റേ അതൊക്കെയങ് മാറിയോ നേരത്തെ ഏതാണ്ട് വയ്യായികയൊക്കെ വന്ന് എന്തുവാ രക്തത്തിലെതണ്ട് ഇതൊക്കെ കൊറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാറിയോ അവന്

ഉം പിന്നെ പിന്നെന്തുവാ

അളിയനിപ്പോ എന്തുവാ പോപ്പോയുവായിട്ട പോയേക്കുന്നത് ഫോ Phone കേടായി താഴെ വീണ് പൊട്ടി മൂന്നാമത്തെ പ്രാവശ്യവ ഇപ്പോം അഹ് ആ ആയിരത്തിനാനൂറ് രൂപയെങ്ങാണ്ട് പ്പം ഒര് Normal ഇടുന്നെന് അല്ലാതിടുന്നെന് രണ്ടായിരത്തി അഞ്ഞൂറ് അതല്ലെങ്കി നല്ലതിടാണോങ്കില് അയ്യായിരം രൂപയും രണ്ട് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടിപ്പം വീണ്ടും ദേണ്ടെ മൂന്നാമതിന്നും കൊണ്ടോന്ന് താഴയിട്ടു അന്നേര മേളിലിടുന്നെ ഇട്ടില്ലന്നു അന്നേരം രണ്ടുമൂന്നുസം രണ്ടാമതൊര് പ്രാവശ്യം അത് കൊണ്ടോന്ന് ഇടിക്കാൻ പോയപ്പോ ആ Cover ഒണ്ടോന്ന് ചോയിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞ് ഇല്ലന്ന ശരി അഹ് വരു വരാൻ പറഞ്ഞു അങ്ങനെ ഇടാന്ന് പറഞ്ഞിരിന്നത ദാണ്ടെ ഇന്ന് താഴെ വീണ് വീണ്ടും അത് പൊട്ടി വീണ്ടും പൊട്ടിപ്പോയിന്ന് പറഞ്ഞ ഒന്നും കാണാനും ഇല്ല കേക്കാനു ഇല്ല

അഹ് ആഹ് അതൊക്കെ ഒണ്ട് നോക്കണം ന്ന് പറഞ്ഞ് പോയി അന്നേരം പിന്നെ എൻറെത്

പോപ്പോ ഇനി വല്ലതും കഴിച്ചിട്ടൊക്കെയേ വരത്തൊള്ളരിക്കും

കായങ്കുളത്ത് കെട്ടുവോടെ തൊടങ്ങി യ ഞാന് ഇതിനത്ത് കണ്ടാര്ന്ന് പരസ്യം കണ്ടാര്ന്ന് അന്നപ്പം കണ്ടാർന്ന്

ഉം ഇതിപ്പല്ലടത്തുവായി കരുനാഗപ്പള്ളിലായി

ഓച്ചിറ വന്നില്ല ഇനി ഓച്ചിറവരെ വരും

ല്ലെന്ന് ആർക്കറിയാം ന്ന് ആ ഓച്ചിറലോണ്ടാവോ അഹ് ഓച്ചിറലും വരും ഇനി താമസ്സയാതെ പിന്നെന്തുവാ

വിഷുന് കണിയൊരുക്കണം വിഷുന് അഹ് വിഷുന് എന്ന രണ്ട് ദിവസുടോ ഇന്നെത്രണ് തിയ്യതി ഇപ്പൊ ഇപ്പൊ എത്രയാ ഇന്നെത്രയാ ഇന്ന് തിയ്യതി എത്രയാ

ഒമ്പതാണോ പത്താന്നോ

ഒമ്പതോ പത്തോ എങ്ങണ്ട ഇന്ന് പത്താന്തോന്നു പത്താ നമ്മടെ കണി വെക്കുന്നന് കണി കണിയെല്ലാം കൂടെ പ പു മൂന്നൂറുപക്ക് എല്ലാം കിട്ടും

ഉം അല്ലാതെ വാങ്ങിക്കാം ഇവിടെ കിട്ടും പക്ഷെ നമ്മളോരോന്നോരോന്നായിട്ട് വാങ്ങിക്കണം അല്ലാതെ ഒരുമിച്ചിങ്ങനെ ഉം ഇത് എല്ലാം കൊണ്ടോരും ഏകദേശം ഒരിവിതെല്ലാം അഹ് ആഹ് എവിടാ ത് ല്ലെ നമ്മടെ ഉം റോബേഷ് അണ്ണനൊക്കെയാണോ

മ്മളെ മരത്തിലെല്ലാം പൂ പിടിച്ച് നിക്ക ഉം പിടിക്കണ്ട ആവശ്യം ഇല്ലല്ലോ ഇഷ്ട്ടം

പൂ മേടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഒത്തിരി ഒണ്ടല്ലോന്ന് വീട്ടില്

ഇതിപ്പെല്ലാം പൂവെല്ലാം ആയി നിക്ക പൂ ഒരു Fresh ആവില്ല ഇതിപ്പോ വാടി തളരും അഹ് അഹ് അഹ് ഒണ്ടോ പതിനഞ്ചാന്തി വരെ കിട്ടുവോ കിട്ടോയിച്ച എല്ലാം വിരിഞ്ഞ് നിക്കുവാ മോട്ടൊണ്ടോന്ന് അറിയത്തില്ല ഇപ്പൊ ആയത് കൊണ്ട് പൂവെല്ലാം ഒറപ്പ് ആ ഒണ്ട് മോട്ടൊണ്ട് അഹ് പിന്നെ എല്ലാം താഴെയുണ്ട് അഹ് പിന്നെ

അഹ് അത് കൊണ്ടോന്ന് ആ റെയ്വൻറെ വീട്ടിൽ തോക്കില്ലെ ഇരുമ്പിൻറെ അത് കൊണ്ടോന്ന് തോരക്കണം

നാളെയി പോയിട്ട് ഉച്ചയാകുമ്പളേ വരൻ പറ്റാത്തൊള്ളൂ മിക്കവാറും പോകും ഉം

ഉം ഒറങ്ങിപ്പോയി പണിയാരുന്ന് എനിക്കും കുഞ്ഞിനും

ഇന്നലെ ഭയങ്കര നിർബന്ധാവരുന്നു ഇന്ന് കൊഴപ്പോല്ല

ഉം ആശുത്രി പോയില്ല ഇപ്പൊ പിന്നങ് മാറിയങ് പിന്നെന്തുവാ വേറെ നീ എന്നാ വരുന്നേ ഇങ്ങോട്ട് ഞങ്ങള് ഞങ്ങള് വരും നോക്കട്ടെ പോപ്പോടെ അവധിയാകുമ്പോ വരാ ശ്രീക്കുട്ടി അങ്ങോട്ട് വരാണോ പറഞ്ഞിരിക്കുവാ ഉം ശ്രീക്കുട്ടി ശ്രീക്കുട്ടി പറയുന്ന കേട്ട് വരണം വരണം ന്ന് കറങ്ങാനൊക്കെ പോകണം വരാനിരിക്കുവാ എന്തോ പറഞ്ഞ്

എ അല ഞാ പറഞ്ഞാരുന്ന് അമ്മ അഹ് അവൻ പൊയിക്കഴിഞ്ഞിട്ട് അമ്മ വരുവാണെങ്കില്

അന്നേരപ്പച്ചി പറഞ്ഞ് അമ്മുനോട് പറ നോട് പറയാനെന്ന് കൊണ്ടോവാൻ പിന്നെ അവര് വിളിക്കാൻ വരാന്ന് ശ്രീതുമോനോട് പറ അങ്ങനെയിരിക്ക്ന്ന് മാമൻ പറഞ്ഞെന്ന് വിടാണെങ്കി വിടവാന്നൊക്കെ പറഞ്ഞെന്ന് ഉം ആ വരുന്നെങ്കി വരട്ടേന്ന് വിചാരിച്ച് വരുന്നെങ്കി വരട്ടെ പക്ഷെ അമ്മ നീ പോ പോയിക്കഴിഞ്ഞിട്ടാരുന്നെങ്കി അമ്മ വരുമ്പോ കൂട്ടത്തി വന്ന മതിയാരുന്ന്